javaയിലെ nested ഐഎഫ് ആൻഡ് ടെർണറി ഓപ്പറേറ്റർ എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് nested ഐഎഫ് Statementsഉം ടെർണറി operatorsഉം വിശദീകരിക്കാനും അവ ജാവ പ്രോഗ്രാമിൽ ഉപയോഗിക്കുവാനും അറിഞ്ഞിരിക്കണം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു v 1110 ജെഡികെ 16 എക്ലിപ്സൈഡ് 370 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി റിലേഷണൽ ലോജിക്കൽ ഓപ്പറേറ്റർസ് ഉപയോഗിക്കുവാൻ അറിഞ്ഞിരിക്കണം
കൂടാതെ ifഎൽസെ തുടങ്ങിയ കണ്ട്രോൾ ഫ്ലോ statementsഉം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഒരു ഐഎഫ് സ്റ്റേറ്റ്മെന്റിനുള്ളിലെ മറ്റൊരു ഐഎഫ് സ്റ്റേറ്റ്മെന്റിനെ nested ഐഎഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു
nested ഐഎഫ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനുള്ള ഘടന നോക്കാം
കൺഡിഷൻ 1 ട്രൂ ആണെങ്കിൽ പ്രോഗ്രാം കൺഡിഷൻ 2പരിശോധിക്കുന്നു
കൺഡിഷൻ 2ന് വേണ്ടി മറ്റൊരു ഐഎഫ് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിച്ചിരിക്കുന്നു
കൺഡിഷൻ 2 ട്രൂ ആണെങ്കിൽ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു
അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു
കൺഡിഷൻ 1 ഫാൽസെ ആണെങ്കിൽ പ്രോഗ്രാം കൺഡിഷൻ 2 പരിശോധിക്കുന്നില്ല
പകരം എൽസെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നു അതായത് ബ്ലോക്ക് 3
ഇത് നന്നായി മനസിലാക്കുന്നതിനായി ഒരു ഉദാഹരണം നോക്കാം
നമുക്ക് എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡിന് ആവശ്യമുള്ള ഘടനയും ഉണ്ട്
നെസ്റ്റഡിഫ്ഡെമോ എന്ന ക്ലാസ്സ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്
ഇവിടെ ഒരു സംഖ്യ ഇരട്ട സംഖ്യ ആണോ ഒറ്റ സംഖ്യ ആണോ എന്ന് പരിശോധിക്കുന്നു
nested ഐഎഫ് ഉപയോഗിച്ച് നെഗറ്റീവ് സംഖ്യകളും കൈകാര്യം ചെയ്യും
മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് n മൈനസ് 5 നെഗറ്റീവ് സംഖ്യ സ്റ്റോർ ചെയ്യാൻ വേരിയബിൾ n സൃഷ്ടിക്കുന്നു
ഇപ്പോൾ ഐഎഫ് കൺഡിഷൻ എഴുതാം
അടുത്ത വരിയിൽ ഐഎഫ് ന് 0 കർലി ബ്രാക്കറ്റ് തുറന്നിട്ട് എന്റർ കൊടുക്കുക
systemoutപ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ നെഗേറ്റീവ് നംബർ ആദ്യം ആ സംഖ്യ നെഗറ്റീവ് സംഖ്യ ആണോ എന്ന് പരിശോധിക്കുന്നു
ആണെങ്കിൽ ഒറ്റ സംഖ്യ ആണോ ഇരട്ട സംഖ്യ ആണോ എന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല
സംഖ്യ നെഗറ്റീവ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആണോ ഇരട്ട സംഖ്യ ആണോ എന്ന് പരിശോധിക്കുന്നു
അടുത്ത വരിയിൽ എൽസെ എന്റർ കൊടുക്കുക
എക്സിക്യൂഷൻ എൽസെ partൽ വരുകയാണെങ്കിൽ അതിനർത്ഥം സംഖ്യ നെഗറ്റീവ് അല്ല എന്നാണ്
അതിനാൽ എൽസെ partനുള്ളിൽ ഒറ്റ സംഖ്യ ആണോ ഇരട്ട ആണോ എന്ന് പരിശോധിക്കുന്നു
ടൈപ്പ് ചെയ്യുക ഐഎഫ് എന്റർ കൊടുക്കുക
Systemoutprintlnഎവൻ നംബർ എൽസെ എന്റർ കൊടുക്കുക ടൈപ്പ് ചെയ്യുക Systemoutprintlnഓഡ് നംബർ അതായത് നെഗറ്റീവ് സംഖ്യകളെ ഒറ്റ സംഖ്യ ആണോ ഇരട്ട സംഖ്യ ആണോ എന്ന പരിശോധനക്ക് പരിഗണിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുന്നു
ഇപ്പോൾ കോഡ് പ്രവർത്തിപ്പിച്ച് നോക്കാം
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
പ്രതീക്ഷിച്ചത് പോലെ ഔട്ട്പുട്ട് നെഗേറ്റീവ് നംബർ എന്നാണ്
ഇപ്പോൾ ഒരു പോസിറ്റീവ് സംഖ്യ കൊടുക്കാം
n 5നെ n 5 ആക്കുക
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചത് പോലെ ഓഡ് നംബർ എന്നാണ്
ഇപ്പോൾ ഒരു ഇരട്ട സംഖ്യ കൊടുക്കാം
n 5നെ n 10 എന്ന് ആക്കുക
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചത് പോലെ എവൻ നംബർ എന്നാണ്
ഇങ്ങനെ ഒരു ഐഎഫ് സ്റ്റേറ്റ്മെന്റിനെ മറ്റൊന്നിനുള്ളിൽ ഉൾപ്പെടുത്തുന്നതിനെ nested ഐഎഫ് എന്ന് വിളിക്കുന്നു
ഇവിടെ Nestingന്റെ എന്നതിന് ഒരു പരിധിയും ഇല്ല
എന്നാൽ 3 ലെവലിൽ കൂടിയ nestingലേക്ക് പോകാതിരുന്നാൽ നന്നായിരിക്കും
ഇപ്പോൾ ടെർണറി ഓപ്പറേറ്റർ നോക്കാം
മെയിൻ മെത്തോട് വൃത്തിയാക്കുന്നു
ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്നതിനുള്ള പ്രോഗ്രാം എഴുതുന്നു
ഇത് വളരെ എളുപ്പമാണെങ്കിലും ഒറ്റ സംഖ്യ ആണെങ്കിൽ ചെറിയ ഒരു പ്രശ്നം ഉണ്ട്
7നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടുന്നു
എന്നാൽ നമുക്ക് ഫലം റൌണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ അതായത് 7നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ന് പകരം 4 കിട്ടണം ചുരുക്കത്തിൽ അടുത്ത സംഖ്യ ആണ് വേണ്ടത്
അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതുമെന്നു നോക്കാം
മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് ന് ൻഹാൽഫ് സംഖ്യ nലും അതിന്റെ പകുതി ൻഹാൽഫ് ലും സ്റ്റോർ ചെയ്യുന്നു
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക n 5 അടുത്തത് ടൈപ്പ് ചെയ്യുക ഐഎഫ് ന് 2 0 എന്റർ കൊടുക്കുക
ടൈപ്പ് ചെയ്യുക ൻഹാൽഫ് n 2 എൽസെ ൻഹാൽഫ് ന് 1 2 നമ്മൾ സംഖ്യ ഒറ്റയാണോ ഇരട്ടയാണോ എന്ന് പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് ഹരണം നടത്തുന്നു
പ്രോഗ്രാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കാണാൻ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കുന്നു
ടൈപ്പ് ചെയ്യുക systemoutപ്രിന്റ്ലൻ ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
നമ്മുടെ ലക്ഷ്യം നിറവേറ്റപ്പെട്ടു
ഔട്ട്പുട്ട് 2 ന് പകരം 3 കിട്ടുന്നു
ശ്രദ്ധിക്കുക ഒരു കൺഡിഷന് അനുസൃതമായി ഒരു വേരിയബിളിന് മൂല്യം നൽകുക എന്നത് മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്തത്
പക്ഷേ നമ്മുടെ പ്രോഗ്രാമിൽ ലോജിക്കിനെക്കാൾ കൂടുതൽ സിന്റാക്സ് ആണ് ഉള്ളത്
ഈ സാഹചര്യങ്ങളിൽ ടെർണറി ഓപ്പറേറ്റർ കോഡ് ലളിതമാക്കുന്നു
nested ഐഎഫ് ന് സമാനമായ ഫലങ്ങൾ നൽകുന്ന ഒരു കൺഡിഷനൽ ഓപ്പറേറ്റർ ആണ് ടെർണറി ഓപ്പറേറ്റർ
ഇതിന് ഒരു ക്വെഷൻ മാർക്കോട് കൂടിയ ചെറിയ ഒരു ഘടനയാണ് ഉള്ളത്
ഇതിന് ഒരേ സമയം മൂന്ന് ഓപ്പറണ്ട്സ് ഉണ്ട്
ടെർണറി Operatorന്റെ ഘടന നോക്കാം
പരിശോധിക്കേണ്ട കൺഡിഷനാണ് എക്സ്പ്രഷൻ
കൺഡിഷൻ ട്രൂ ആണെങ്കിൽ വേരിയബിൾ റിസൾട്ടിന്റെ മൂല്യമാണ് ഓപ്പറണ്ട് 1
കൺഡിഷൻ ഫാൽസെ ആണെങ്കിൽ കൊടുക്കേണ്ട മൂല്യമാണ് ഓപ്പറണ്ട് 2 ഇത് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാം
ആദ്യം if എൽസെ സ്റ്റേറ്റ്മെന്റ് നീക്കം ചെയ്യുക
ടൈപ്പ് ചെയ്യുക ൻഹാൽഫ് n 2 0
n 2 ന് 1 2 semi കോളൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് n ഇരട്ട സംഖ്യ ആണെങ്കിൽ n ഹാൽഫ് n ഭാഗം 2 ആണ്
അല്ലെങ്കിൽ അത് n അധികം 1 ഭാഗം 2ആണ്
ഇത് പ്രവർത്തിപ്പിച്ച് നോക്കാം
സേവ് ചെയ്ത് ഫയൽ റൺ ചെയ്യുക
Ctrl സ് Ctrl ഫ്11 keyകൾ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് പ്രതീക്ഷിച്ച പോലെയാണ്
ഇങ്ങനെ ടെർണറി ഓപ്പറേറ്റർ കോഡിനെ വായിക്കാൻ എളുപ്പമുള്ളതാക്കി മാറ്റുന്നു
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് Nested If സ്റ്റേറ്റ്മെന്റ്സ് ടെർണറി ഓപ്പറേറ്റർ ഒരു ജാവ പ്രോഗ്രാമിൽ ഇവയുടെ ഉപയോഗം
ഒരു അസ്സൈൻമെന്റ് Nested Ifഉം ടെർണറി operatorഉം ഉപയോഗിച്ച് താഴെ പറയുന്നവയ്ക്ക് വേണ്ടി ജാവ പ്രോഗ്രാം എഴുതുക
ഒരു സംഖ്യ ഇരട്ട സംഖ്യ ആണോയെന്നും 11ന്റെ ഗുണനം ആണോയെന്നും nested ഐഎഫ് ഉപയോഗിച്ച് പരിശോധിക്കുക
ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിച്ച് തന്നിട്ടുള്ള രണ്ട് സംഖ്യകളിൽ നിന്ന് വലുത് കണ്ടെത്തുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി